ഇതിൽ കുറെ മീന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അടുത്തൊരു നീല ബക്കറ്റുണ്ട് ഉള്ളിൽ കുറേ ടൈൽസ് ഇട്ടിട്ട് ഹൈജീനിക് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്.

ഇത് എം ഒരു തടാകത്തില് ഒരു അച്ഛൻ അമ്മ.

പഴഞ്ചൻ ഒരു വണ്ടിയാന്ന് പേ യാത്രയ്ക്ക് വേണ്ടിട്ടാന്ന് തോന്നുന്നു ഇവർ കേറുന്ന--

ഇത് റോഡ് സൈഡിലുളള ഒരു ലംബ്സ് ബേക്ക് റെസ്റ്റോറൻ്റ് ആണ് ഫുഡ് കയ്ക്കുന്നൊരു സ്ഥലാണ് അയിന് വേണ്ടിറ്റ് ഒരു സ്കൂട്ടി അടുതിറ്റിട്ടുണ്ട് ഒരു കാർ ഇണ്ട് പിന്നെ രണ്ട് നില കെട്ടിടാണ്.

ങ് നല്ല ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്.

റോസ് നീലാ ചൊംപ്പ് അങ്ങനെ പലരീതിയിലുള്ള കളറുകള് രണ്ട് സൈഡിലയിട്ടു നെറയെല്ലാം--

ഇതൊരു പുഴയോരത്ത് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും ആയിട്ട് കുറെ മരങ്ങൾ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ തോണികൾ ഉണ്ട് രണ്ട് സൈഡും നല്ല പച്ചപ്പിലാണ്.

ഇത് വെള്ളത്തിൽ ഒരു എവ് കൊറെ ആൾക്കാര് സംഘം ചേർന്ന് നിക്കുന്നുണ്ട് ഒരാൾ അതിൽ നിന്ന് ഫോ കൊറെ പേര് നിന്ന് നിക്കുന്നുണ്ട് ഒരാൾ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടിട്ട്--

ഇത് സെൻട്രൽ ഗവണ്മെൻ്റിൻ്റെ എന്തോ ഒരു ആ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു റിസർച്ച് സെൻ്ററാണെന്നു തോന്നുന്നു കൊറെ മരങ്ങളുണ്ടു സൈഡില് സൈഡില് നല്ലൊരു--

മെക്കാനിക്സ് ഒന്നും കാണുന്നില്ല എല്ലാരും ടൂൾസ് എന്തോ എടുക്കാൻ വേണ്ടി അപ്പുറം പോയതാണെന്ന് തോന്നുന്നു.

അയിനോട് ചേർന്ന് ഒരു കെട്ടിടം ഉണ്ട് ഓടിട്ട കെട്ടിടം ആണെന്ന് തോന്നുന്നു പിന്നെ കുറെ കറണ്ട് ലൈൻ കമ്പികൾ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നുണ്ട് ബാക്കിൽ കുറെ തെങ്ങുണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്.

നോക്കിനിൽപ്പുണ്ട് ബാക്കിലായിട്ട് നദിയുണ്ട് അല്ലെങ്കിൽ സമുദ്രമാകാം.

രണ്ട് ഡോർ ഉണ്ട് അതിലെ ഒരു നീലപ്പൂ അല്ല നീലയല്ല മഞ്ഞ കളർ പൂവുണ്ട് രണ്ട് സൈഡിൽ ആയിട്ട് ഓറഞ്ച് കളർ പൂവെല്ലാം ഇട്ടിട്ടുണ്ട്.

അത്യാവശ്യം ആവശ്യത്തിന് ഭക്ഷണങ്ങൾ എല്ലാം അവിടെ ഫ്രണ്ടിലെ കാണിച്ച് വച്ചിട്ടുണ്ട് ഒരു അത്ര വലിയ ഹോട്ടൽ അല്ല എന്നാലും ചെറിയൊരു ചായക്കട ടൈപ്പ് എല്ലാം.

ഇതൊരു ഷോപ്പാണ് വീട്ടിലേക്ക് ഉള്ള ആക്സസറീസ് ആയ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരു വീട് വർക്ക് ചെയ്യുമ്പം അതിനുള്ള ആവശ്യത്തിനുള്ളതാണെന്ന് തോന്നുന്ന് പിന്നെ ടാപ്പുണ്ട് കുറേ--

പെയിന്റിൻ്റെ ബാക്കി ഡിഷ് വാഷ് ചെയ്യുക അങ്ങനത്തെ കുറെ സാധനങ്ങളിണ്ട് ഒരാള് റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ നോക്കി.

ഇത് കാലപ്പഴക്കം മൂലം നശിച്ച ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതിൽ കൊറേ കാടെല്ലാം കേറി കടപ്പുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആയിട്ട് കൊറേ മ് എന്താ പറയാ തടാകവോ അങ്ങനത്തെ എന്തെല്ലോ കാണാം.

പച്ച കളറിലാണെന്ന് തോന്നുന്നു ലൈറ്റ് കത്തിച്ചിരിക്കുന്നത് പിന്നെ മുകളിലായിട്ട് ഒരു യേശുക്രിസ്തുവിന്റെ സ്ഥൂപവും കാണാം ഒരാൾ വിളക്കിലെ എന്തോ എണ്ണ ഒഴിക്കുകയോ കത്തിക്കുകയോയാണ് ബാക്കി രണ്ടു മൂന്ന് ആൾക്കാർ അപ്പറെ നിൽപ്പുണ്ട്.

എവ് ഉള്ളിലൊന്നും ആരേം കാണാനില്ല നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കാവുന്ന ഒരു സ്ഥാപനമാ--

ത്രാസ് എന്നാൽ പറഞ്ഞാൽ സ്വന്തം കയ്യിൽ പിടിച്ചിട്ട് ആക്കുന്ന ഒരു പഴയ രീതിയിലുള്ള ത്രാസാണ് കുറെ ആൾക്കാർ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതില് നിൽക്കുന്ന ഒരു ആളിന്--

പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് സൈക്കിൾസ് ആണെന്ന് മെയിൻ ആയിട്ട് നല്ല രീതിയിൽ സൈക്കിൾസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പുതിയ മോഡൽ സൈക്കിൾ --

ബാക്കി ടൂൾസ് എല്ലാം നിലത്ത് കിടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവര് വർക്കെല്ലാം ചെയ്യുന്നുണ്ടെന്ന് തോന്നു--

ഒരു രണ്ട് വെളക്കോ ആണെന്ന് തോന്നുന്നു അൽല്ല വെളക്കല്ല രണ്ട് പ്രതിഷ്ഠയല്ല രണ്ട് വിഗ്ര കുഞ്ഞ് വിഗ്രഹം കണക്കത്തെ രണ്ട് സാധനങ്ങളെയാണ്--

രൂപം കണക്കത്തെ എന്തോ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല പാങ്ങ് ഉണ്ട് കാണാൻ അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നുന്ന് ഫ്രണ്ടില് ലൈറ്റിന്റെ കാര്യങ്ങള് ഇണ്ട് മുതലായവ--